സ്പീക്കർ 1 ആ സുഖമാണ്. നമസ്കാരം, എന്തൊക്കെ ഉണ്ട് സുഖല്ലേ?

സ്പീക്കർ 1 ഇപ്പോൾ വെറുതെ ഇരിക്കാണ്. ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോയാലോ എന്നൊക്കെ ഉള്ള ഒരു ആലോചനയിലാണ്.
സ്പീക്കർ 2 ഓ യാത്ര പോയാലോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണോ യാ യാത്ര ചെയ്യുവാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു?
സ്പീക്കർ 1 അതെ. യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും
സ്പീക്കർ 1 യാത്രകളും പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോവാനും വളരെ

സ്പീക്കർ 2 അതെ അതെ എനിക്കും യാത്ര ചെയ്യുവാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി എത്തിയതേയുള്ളൂ.
സ്പീക്കർ 2 ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാർ പോയിട്ട് തിരിച്ചുവന്നത്.

സ്പീക്കർ 1 ആ ഞങ്ങളും പോയിരുന്നു മൂന്നാർ. മറ്റേ
സ്പീക്കർ 1 ഇടുക്കി ജില്ലയിലെ കുറച്ച് തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ പോയി
സ്പീക്കർ 1 ഏ രാത്രി പോയി രാവിലെ അവിടെ എത്തി. വെള്ളച്ചാട്ടം കണ്ടു തിരിച്ചു വന്നു. നല്ലൊരു യാത്രയായിരുന്നു അത്.
സ്പീക്കർ 2 ഓ വളരെ സന്തോഷം കേട്ടതിൽ
സ്പീക്കർ 2 ഇത്തവണ ആണെങ്കിൽ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ ഏഹ് ഒരുപാട്
സ്പീക്കർ 2 നല്ല രസം ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം മൂന്നാർ പൂവമെന്ന് തീരുമാനിച്ചിരുന്നത്.

സ്പീക്കർ 2 നീലക്കുറിഞ്ഞി ഞാൻ ചെന്നപ്പോഴേക്കും കഴിഞ്ഞത് കാരണം എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല.
സ്പീക്കർ 1 അയ്യോ, ആ അത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂത്തുവരുന്ന നീലക്കുറിഞ്ഞി കാണാ എന്നുള്ളത് ഒരു ജീവിതത്തിലെ വളരെ വലിയ ഭാഗ്യം ആയിരുന്നു. അത് നമ്മൾ

സ്പീക്കർ 1 അടുത്ത ഒരു പന്ത്രണ്ട് വർഷത്തിൽ എവിടെയെങ്കിലും പൂക്കുമ്പോൾ എന്തായാലും പോയി കാണണം എന്നാണ് എന്റെയും ആഗ്രഹം.
സ്പീക്കർ 2 പക്ഷേ ഈ പക്ഷേ കാലാവസ്ഥയുടെ ഏഹ് വ്യതിയാനം മൂലം
സ്പീക്കർ 2 ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് നീലക്കുറിഞ്ഞി പൂക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് താങ്കൾ അറിഞ്ഞില്ലേ?

സ്പീക്കർ 1 ഇത് വല്ല വ്യാജ വാർത്തകളും ആവും. അറിയില്ല, എന്തായാലും പന്ത്രണ്ട് വർഷത്തിൽ പൂക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ എവിടെയൊക്കെയാണ് യാത്രകൾ പോയിട്ടുള്ളത്.
സ്പീക്കർ 2 എനിക്കങ്ങനെ യാത്രകളെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞുകുഞ്ഞ് ചെറിയ ചെറിയ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ്

സ്പീക്കർ 2 ആഹ് ഇഹ് വലിയ വലിയ യാത്രകളേട്ടിലും കൂടുതൽ ഞാൻ ചെറിയ ചെറിയ യാത്രകളാണ് ഇഷ്ടപ്പെടുന്നത്.

സ്പീക്കർ 2 ഏഹ് ഏഹ് നമ്മൾടെ ഇഹ ഇഷ്ടപ്രകാരം പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ
സ്പീക്കർ 2 നമുക്ക് വേറെ ആരുടെയും കാര്യം അന്വേഷിക്കാണ്ട് നമുക്ക് നമ്മൾടെ

സ്പീക്കർ 1 ആഹാ ഒറ്റക്ക് എന്നിട്ട് എവിടെയൊക്കെ യാത്ര പോയിട്ടുണ്ട്?

സ്പീക്കർ 2 ഒറ്റയ്ക്ക് ഞാൻ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ കേരളം തന്നെ ഞാൻ മുഴുവൻ പോയിട്ടുണ്ട്.
സ്പീക്കർ 2 പിന്നെ കേരളത്തിനുപുറത്ത് എന്ന് പറയുമ്പോൾ

സ്പീക്കർ 2 കർണാടകയിൽ ഞാൻ ഒരുപാട് സ്ഥലം പോയിട്ടുണ്ട് ഹൈദരാബാദ് പിന്നെ ഡൽഹി ഇങ്ങനെ ഞാൻ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് ഇന്ത്യയിൽ തന്നെ പുറംരാജ്യങ്ങളിൽ

സ്പീക്കർ 2 ആ പോയിട്ട് ഉണ്ടല്ലോ താങ്കൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്?
സ്പീക്കർ 1 ഞാൻ ഡൽഹിയിലാണ് ജനിച്ചത്. എനിക്ക് ഡൽഹിയും പരിസരങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്നത്കൊണ്ട് മറ്റ് സരോജിനി

സ്പീക്കർ 2 ഓ താങ്കൾ അവിടെയാണ് ജനിച്ചതല്ലേ അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു.

സ്പീക്കർ 1 ഓ ഡൽഹി ഒക്കെ നമ്മള് സ്ഥിരം പോകുന്നതും എപ്പഴും കാണുന്നതും ആയ സ്ഥലങ്ങളാണ്. ഡൽഹി ഒക്കെ ഒരു വളരെ എപ്പഴും പോയാൽ സന്തോഷം തരുന്ന ഒരു നാടാണ് ഡൽഹി എന്നൊക്കെ പറയണത്.
സ്പീക്കർ 2 മ് താങ്കൾക്ക് ഏഹ് പൊതുഗതാഗതത്തിൽ ഗതാഗതത്തിലാണോ അതോ ഏഹ്
സ്പീക്കർ 2 സ്വയ വാഹനത്തിലാണോ യാത്ര ചെയ്യാൻ താല്പര്യം?
സ്പീക്കർ 1 ഞാൻ നടന്നിട്ടൊരു വട്ടം ഡൽഹിയിൽ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പോയതൊക്കെ വിമാനത്തിൽ വിമാനത്തിലായിരുന്നു പോയി

സ്പീക്കർ 2 ഓ വിമാനത്തിലാണല്ലേ പോയി കൊണ്ട്

സ്പീക്കർ 1 പൈസ കയ്യിലുള്ള പോലെ നമ്മൾ എങ്ങനെയാവച്ചാ നമ്മടെ അതിന് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്മൾ ചെയ്യും.
സ്പീക്കർ 2 എനിക്ക് കൂടുതലും തീവണ്ടിയിൽ യാത്ര ചെയ്യാനാണ് താല്പര്യം തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും അവരുടെ കാര്യങ്ങൾ

സ്പീക്കർ 2 ഏഹ് അറിയുവാനും അവരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനസ്സിലാക്കുവാനും

സ്പീക്കർ 2 സാധിക്കും എനിക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടുതന്നെ

സ്പീക്കർ 2 ഞാൻ പൊതു ഗതാഗതത്തിൽ യാത്ര ചെയ്യുവാനാണ്താ ആ താൽപര്യപ്പെടുന്നത്.
സ്പീക്കർ 1 ആഹാ തീവണ്ടിയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ദേ പോലെ പുറം ആ കേരളത്തിന് പുറത്ത് പോയതൊക്കെ തീവണ്ടിയിലാണോ?
സ്പീക്കർ 2 അതെ അതെ കേരളത്തിന് പുറത്തും കേരളത്തിന് അകത്തു തന്നെ മറ്റുള്ള ജില്ലകളിലേക്കും ഞാൻ കൂടുതൽ പോകുന്നത് തീവണ്ടിയിൽ തന്നെയാണ്. ഞാൻ
സ്പീക്കർ 2 ഉം ഏഹ് ഏഹ് മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഞാൻ തീവണ്ടിയിലാണ് സാധാരണ യാത്ര ചെയ്യാറ്
സ്പീക്കർ 1 ആഹാ. പിന്നെ കേരളത്തിൽ എവിടെയാണ് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ് യാത്ര ചെയ്തതിൽ?

സ്പീക്കർ 2 സന്തോഷവും ഒരു ശാന്തിയും കിട്ടുന്നതാണ് അതുകൊണ്ടുതന്നെ എനിക്കേൻ്റെ നാട് തന്നെയാണ് ഇഷ്ടം
സ്പീക്കർ 1 ആഹാ. നാട്ടിൽ നാട്ടിൽ എവിടെയാണ്? ഇപ്പൊ ഞങ്ങൾ ഒരുദിവസം അങ്ങോട്ട് വന്നാൽ
സ്പീക്കർ 1 എവിടെയാണ് ഇപ്പോ കാണാൻ പറ്റിയ നല്ല സ്ഥലം ഉള്ളത്?
സ്പീക്കർ 2 ഇവിടെ അതിരപ്പള്ളി ഏഹ് ഏഹ് വെള്ളച്ചാട്ടമുണ്ട് കാണാനായിട്ട് അത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലേ?

സ്പീക്കർ 2 ആ അത് അത്ര മനോഹരമായിട്ടൊരു കാഴ്ച ച നമുക്ക് ഈ കേരളത്തിൽ തന്നെ കാണുവാൻ സാധിക്കുമല്ലോ?
സ്പീക്കർ 1 ഏ അതിലും അടിപൊളി വെള്ളച്ചാട്ടം ഞങ്ങടെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ആയിരുന്നു ഞങ്ങൾ പോയത്.
സ്പീക്കർ 2 ഓ അതോ ഓരോരുത്തർക്കും ഓരോന്ന് ആണല്ലോ
സ്പീക്കർ 1 എന്തുകൊണ്ടും കുളിക്കാനും കുളിക്കാനും ആ ഓരോരുത്തർക്ക് ഓരോ ഇതാണ്. എന്നാലും
സ്പീക്കർ 1 ആതിരപ്പള്ളിയെ കാട്ടും നല്ല വെള്ളച്ചാട്ടം കേരളത്തിൽ ഇഷ്ട്ടംമാതിരി ഉണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
സ്പീക്കർ 2 ആ അതെ അതെ താങ്കളുടെ ഈ ഒരു ഏഹ് അറിവ് ഞാൻ മാനിക്കുന്നു.

സ്പീക്കർ 2 പിന്നെ യാത്ര ചെയ്യുമ്പോൾ താങ്കൾ മുന്നേ മുന്നേ കൂട്ടി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടണോ അതോ പെട്ടെന്നാണോ താങ്കൾ യാത്ര പോകാറ്?
സ്പീക്കർ 1 അല്ല പെട്ടെന്നൊരു നിമിഷത്തിൽ യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പൊ വിടും.
സ്പീക്കർ 1 പിന്നെ നമ്മൾ ആ സ്ഥലത്തെത്തി അവിടത്തെ ആൾക്കാരുമായി അവിടെ തെണ്ടിത്തിരിഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ ഒരു സുഖം വേറെത്തന്നെ ആണ്.

സ്പീക്കർ 1 മുൻകൂട്ടി തയ്യാറാക്കി പോകുന്ന യാത്രകളും ദേ പോലെ പെട്ടെന്ന് തീരുമാനിച്ച് പോണ യാത്രകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്.

സ്പീക്കർ 2 ഓ അതെ ഞാൻ മനസ്സിലാക്കുന്നു ഞാനും ഒരുപാട് ഏഹ് പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് പോകാറ് മുന്നേ കൂട്ടി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരിക്കലും ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല.
സ്പീക്കർ 2 കൂടുതലും ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കാരണം തന്നെ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നുള്ളത്കൊണ്ട് പെട്ടെന്ന്തന്നെ തീരുമാനിച്ചു

സ്പീക്കർ 2 പെട്ടെന്നുതന്നെ പോകുന്ന യാത്രകളാണ് ഞാനും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ എനിക്ക് ഈ മുന്നേ കൂട്ടി ആലോചിച്ച് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതലായി അറിയില്ല

സ്പീക്കർ 1 ഈ പെട്ടെന്നുള്ള തീരുമാനം എങ്ങനെ? തിരു ഒരു സ്ഥലം തീരുമാനിച്ചാൽ അപ്പോ ആ സ്ഥലത്തേക്ക് പോവായിരുന്നോ? അതോ അതിനെപ്പറ്റി അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ പെട്ടെന്നന്നെ അങ്ങട് പോവാണോ?
സ്പീക്കർ 2 ആഹാ ഞാൻ ഏഹ് ഇങ്ങനെ യാത്രകളെ പറ്റി അന്വേഷിക്കുന്നത് കയ്യിൽ പൈസയുള്ളപ്പോൾ മാത്രമാണ് അപ്പോൾ ആ യാത്രകളെ പറ്റി ചിന്തിക്കുമ്പോൾ

സ്പീക്കർ 1 ഇനി ഇപ്പോ അടുത്ത ഭാവിയിലേക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകണമെന്നോ? അല്ലെങ്കിൽ പോകാൻ താല്പര്യപ്പെടു ഉള്ള ഒരു സ്ഥലം ഏതാ ഉള്ളെ?
സ്പീക്കർ 2 എനിക്ക് ലഡാക്കിൽ പോകണമെന്നാണ് ആഗ്രഹം പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല അത് എനിക്കൊരു ഏഹ് എനിക്ക് അത് ബൈക്കിൽ പോണമെന്നാണ് താല്പര്യം അത് നടന്നിട്ടില്ല ഇരുചക്രവാഹനത്തിൽ പോകാൻ
സ്പീക്കർ 1 ഇരുചക്ര വാഹനത്തിൽ പോകണം ന്നോ? ഓഹോ

സ്പീക്കർ 2 വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് താൽപര്യം അതുകൊണ്ട് തന്നെ ഞാൻ അറിയാലോ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു അതുകൊണ്ടുതന്നെ

സ്പീക്കർ 2 താങ്കളെ വേണമെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത യാത്രയിൽ കൂട്ടാം താങ്കളൊരു യാത്ര സ്നേഹിയാണെന്നറിഞ്ഞതിൽ എനിക്ക് യാത്രയോട് കൂട്ടാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാം ഇനിയും സമയമുണ്ടല്ലോ

സ്പീക്കർ 1 യാത്ര ചെയ്തതിൽ എന്തെങ്കിലും വേറിട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പങ്കുവെക്കാൻ?
സ്പീക്കർ 2 യാത്ര ചെയ്തതിൽ വേറിട്ട അനുഭവൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഒരുവട്ടം ഡൽഹിയിൽ ഡൽഹിക്ക് തീവണ്ടിയിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്
സ്പീക്കർ 2 ഞാൻ ഏഹ് നമ്മൾ നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മൾ കൂടുതൽ ആൾക്കാരെ പരിചയം ന പരിചയമില്ലാത്ത ആൾക്കാരാണി മൊത്തം

സ്പീക്കർ 2 അപ്പോൾ ഈ പരിചയപ്പെടൽ നമ്മൾ എന്തായാലും പരിചയപ്പെടും പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ
സ്പീക്കർ 2 ആരെങ്കിലുമായിട്ട് എന്തായാലും തീവണ്ടിയിലൊക്കെ യാത്രചെയ്യുമ്പോൾ എന്തായാലും സംസാരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു
സ്പീക്കർ 2 ആ ആളാണെങ്കിൽ ഒരു തീവ്രവാദിയായിരുന്നു തീവ്രവാദിന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്ത് താങ്കൾ വേറൊന്നും വിചാരിക്കരുത്. കാരണം ആള് ആള്

സ്പീക്കർ 2 കുട്ടികൾക്കൊക്കെ ഐസ്ക്രീംമൊക്കെ വാങ്ങി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ലാസ് ഏഹ് അവസാനം ഒരു ഏഹ് ഉദ്യോഗസ്ഥൻ ട്രെയിനിലു തീവണ്ടിയിലെ ഉദ്യോഗസ്ഥൻ വന്ന് ആളെ
സ്പീക്കർ 2 ഏഹ് പിടിച്ചോണ്ട് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു.
സ്പീക്കർ 1 ഓഹോ. അതൊക്കെ വേറിട്ടൊരനുഭവം തന്നെ ആണല്ലോ?
സ്പീക്കർ 1 എന്നിട്ട് താങ്കൾ എന്ത് അയ് ആ
സ്പീക്കർ 1 മധുരപലഹാരങ്ങളൊക്കെ അയാള് തന്നത് വാങ്ങി കഴിച്ചിരുന്നോ?
സ്പീക്കർ 2 ഞാൻ കഴിച്ചില്ല ഞാനത് ഞ എനിക്ക് ആള് തന്നിരുന്നു അത് ഞാൻ പക്ഷേ എനിക്ക് എന്തോ ഒരു ദുരൂഹത തോന്നിയത് കാരണം ഞാൻ അത് കളയുകയാണ് ചെയ്തത്.
സ്പീക്കർ 1 ഏ യാത്രകൾ പല ദുരൂഹതയും പിന്നെ
സ്പീക്കർ 1 പല നല്ല കാര്യങ്ങളും ചീത്തകാര്യങ്ങളും യാത്രയിൽ സംഭവിക്കാം.

സ്പീക്കർ 2 താങ്കൾ യാത്ര ചെയ്യുന്നത് ഏഹ് എങ്ങനെയാണ്? ഏഹ് വീട്ടുകാരുടെ ഒപ്പമാണോ അതോ കൂട്ടുകാരുടെ ഒപ്പമാണോ അതോ ഒറ്റയ്ക്കാണോ താങ്കൾക്ക് എങ്ങനെയാണ് ഇഷ്ടം പറഞ്ഞില്ലല്ലോ ഒന്നും
സ്പീക്കർ 1 ഞാൻ മൂന്ന് തരത്തിലും യാത്ര ചെയ്യാറുണ്ട്. വീട്ടുകാരടൊപ്പവും, കൂട്ടുകാരടൊപ്പവും, ഒറ്റക്കും.

സ്പീക്കർ 1 രാസമായിരിക്കില്ല നമ്മൾ വീട്ടുകാരോടൊപ്പം പോകുമ്പോൾ കിട്ടുന്നത്. നമ്മള് ഒറ്റക്ക് പോകുന്ന സുഖമായിരിക്കില്ല നമ്മൾ വീട്ടുകാരടൊപ്പവും, കൂട്ടുകാരടൊപ്പവും പോകുന്ന സുഖ ആ കിട്ടുന്നത്.
സ്പീക്കർ 1 ഞാൻ എല്ലാ തരത്തിലും യാത്ര ചെയ്യും. ഞാൻ എല്ലാം

സ്പീക്കർ 1 സ്വന്തം കണ്ടെത്തുന്ന ഒരു സംഭവമാണല്ലോ? ഒരു ഒറ്റ യാത്ര ചെയ്യാനാണ് കൂടുതലും താല്പര്യം.
സ്പീക്കർ 2 ഓ നല്ല കാര്യം ഞാൻ എനിക്ക് ഇനി കൂട്ടുകാരുടെ ഒപ്പം കുറച്ച് യാത്രകൾ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനീ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ചെയ്ത് എനിക്കിപ്പോൾ
സ്പീക്കർ 2 ആൾക്കാരോട് സംസാരിക്കാനും സംവദിക്കാനും ഒരു ഏഹ് കൂട്ടത്തിൽ നിക്കാനൊരു പ്രശ്നം അനുഭവപ്പെടുന്നൊരു ഇതാണ് തോന്നുന്നത് ഇപ്പൊ അതുകൊണ്ടുതന്നെ ഇനി കൂട്ടുകാരുടെ ഒപ്പം യാത്ര ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
സ്പീക്കർ 1 അതെ അതെ. കൂട്ടുകാരോടൊപ്പം ഞാൻ പറയുന്നത് ഒരു
സ്പീക്കർ 1 നല്ലൊരു ഇപ്പോ കേരളത്തിൽത്തന്നെ നല്ലൊരു സ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോ വയനാട് പോലുള്ള സ്ഥലങ്ങളും

സ്പീക്കർ 1 മഞ്ഞുകാലമായല്ലോ? നമുക്ക്

സ്പീക്കർ 1 ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ പോയാൽ നല്ല മഞ്ഞുപെയ്യുന്നത് കാണാം.
സ്പീക്കർ 1 ലഡാക്കിലേക്ക് പോണം എന്നാണ് എന്റെയും വലിയൊരു ആഗ്രഹം.
സ്പീക്കർ 2 ഓ അതാണല്ലേ താങ്കൾ ചോദിച്ചത് ലഡാക്കിലേക്ക് ഒരുമിച്ച് പോയാലോ എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല.

സ്പീക്കർ 1 പൈസയുടെ ഒരു ചെറിയ വിഷയം മാത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ഏകദേശം

സ്പീക്കർ 1 ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത മാസം ഞാൻ ലഡാക്കിലായിരിക്കും. ഒരു പത്ത് പതിനഞ്ച് ദിവസം.

സ്പീക്കർ 2 എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പോകാംട്ടോ താങ്കൾ ഇത്രയും ആഗ്രഹിച്ച് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ താങ്കളുടെ ആഗ്രഹത്തെ മാനിക്കണമല്ലോ

സ്പീക്കർ 2 ഓ വളരെ സന്തോഷം കേട്ടതിൽ. ഏഹ് പിന്നെ യാത്രകൾ പോകുമ്പോൾ നമുക്ക് വളരെ ഒരു ശാന്തിയും സമാധാനവുമാണ് കിട്ടുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര കളെ ഉ ഉപയോഗിക്കുന്നത്. താങ്കളും അങ്ങനെ തന്നെയാണോ?
സ്പീക്കർ 1 ഞാനും അങ്ങനെതന്നെ ആണ്. നമ്മൾ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്നൊരു മാറ്റം ലഭിക്കുന്നത് യാത്രകൾ പോകുമ്പോ തന്നെ ആണ്. പല കാര്യങ്ങളും അറിയാനും പഠിക്കുവാനും
സ്പീക്കർ 1 കഴിയുന്നത് യാത്രകളിൽ നിന്നാണ്. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വളരെ

സ്പീക്കർ 1 ജീവിതം മാറ്റും നമ്മടെ മറ്റ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ യാത്രകൾ പോയി വരുമ്പോൾ.

സ്പീക്കർ 1 ഇപ്പോൾ നമുക്ക് പിന്നെയും ഒരു യാത്രയിൽ കണ്ടുമുട്ടാം അല്ലെങ്കിൽ യാത്രയിൽ ഒപ്പം പോവാം എന്ന് ഞാൻ കരുതുന്നു.
സ്പീക്കർ 2 അതെ അതെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളും നമ്മളുടെ ഒരു ജീവിതത്തിൽ ഒരു വലിയ ഭാഗമാകുന്നന്നൊരു കാര്യമാണ് യാത്ര.

സ്പീക്കർ 2 അതുപോലെ ഏതെങ്കിലും യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം താങ്കളോട് ഇത്രയും നേരം സംസാരിച്ചത്

സ്പീക്കർ 1 എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് യാത്രയെപ്പറ്റി താങ്കളോട് ഇത്രയും നന്നമായി പുതിയ പുതിയ അറിവുകൾ നേടാനും ഈ ഒരു സംഭാഷണത്തിൽ നിന്നും പുതിയ
സ്പീക്കർ 1 അറിവുകൾ പകരാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നീലക്കുറിഞ്ഞി ഒക്കെ പന്ത്രണ്ട് വർഷത്തിൽ അല്ലാണ്ട് ഇപ്പഴും പൂക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് വളരെ ആശ്ചര്യമായിരിക്കുന്നു.

സ്പീക്കർ 2 ഓക്കേ ശ ഏഹ് നമുക്ക് കാണാം ബൈ.